നമ്മുടെ കായികം എന്ന് പറഞ്ഞാൽ വളരെയേറെ വലിയ ഒരു മേഖലയാണ് കാരണം ലോകകപ്പ് വരാൻ പോകയാണ്. ഫുട്ബാളിന്റെ ഒരു ആവേശത്തലിനാണ് എല്ലാവരും ഉള്ളത്

ആൽവിൻ ഞാൻ ബ്രസീൽ ഫാൻ ആണ്. എന്നിരിക്കിലും എനിക്കിഷ്ട്ടമുള്ള കളിക്കാരനാണ് എന്ന് ചോദിച്ചാൽ തീർച്ചയായും ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തന്നെയാണ് എന്റെ നാട്ടിലി ഫിഫ വേൾഡ് കപ്പിന്റെ ഒരു ആവേശം വളരെ ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത് .ബ്രസീലിനും അർജന്റീനക്കും തന്നെയാണ് ഏറ്റവും കൊടുത്താണ് ഫാൻസ്‌ ഉള്ളത് . തൊട്ടുപുറകേ പോർട്ടുഗലിനും ഒരുപാട് ആരാധകരുണ്ട് പോർട്ടുഗലിന്റെ ആരാധകർ എന്ന് പറയുമ്പോൾ അതിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന വക്തിയുടെ ആരാധകരാണ് കൂടുതൽ ഞാനും അതിൽ പെടുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന വ്യക്തിയുടെ ആരാധകൻ തന്നെയാണ് എന്നാലും ഒരു ടീം എന്നുപറയുമ്പോൾ ബ്രസീലിനെയാണ് എനിക്ക് ഇഷ്ടം അതെ ഒരുപക്ഷെ നമുക്ക് എല്ലാര്ക്കും വളരെ അത്ഭുതമുള്ള കാര്യമെന്ന് പറഞ്ഞാൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും അല്ലെങ്കിൽ പങ്കെടുക്കുന്ന അവസാനത്തെ ലോക കപ്പ് എന്നതാണ് അത് ഒരു പക്ഷെ ലോകമെമ്പാടുമുള്ള കായിക പ്രേമികളെ അല്ലെങ്കിൽ ഫുട്ബോൾ പ്രേമികളെ ഏറെ വേദനപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് . അപ്പൊ ഈയൊരു കാഴ്ച കാണുക എന്നത് നമ്മളെ ഏറ്റവും വലിയ ഒരു ഭാഗ്യമാണ് ഒരു കുട്ടിക്കാലത്തിന്റെ അവസാനം വന്നിരിക്കയാണ് എന്ന് തോന്നാറുണ്ടോ ഡെന്നിക്ക് തീർച്ചയായും തീർച്ചയായും കാരണം മുപ്പത്തിഅഞ്ചു വയസ്സുള്ള മെസ്സിയും മുപ്പത്തി ഏഴു വയസ്സുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോയും അവരുടെ അവസാന വേൾഡ് കപ്പ് ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രായത്തിലുള്ള ആളുകൾ ഈ ജനറേഷനിൽ ഉള്ള ആളുകൾ ഫുട്ബോൾ എന്ന കായിക വിനോദം ആസ്വദിക്കാൻ തുടങ്ങിയ കാലം മുതൽ പ്രത്യേകം കണ്ടുവരുന്ന രണ്ടു പേരുകളാണ് ലയണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും അത് ഈ ഒരു വര്ഷത്തോടുകൂടി വേൾഡ് കപ്പിൽ നിന്ന് മായുക എന്ന് പറയുന്നത് വളരെ വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്

അതെയതെ വളരെയേറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് അത് . എന്നാൽ പോലും അവരുടെ കാലഘട്ടത്തിലൂടെ നമുക്ക് കടന്നുപോകാൻ സാധിച്ചു എന്നത് വളരെ ചാരിതാർഥ്യം വഴിയുണ്ട് കൂടിയുണ്ട് . രാജ്യത്തു ഫുട്ബോളിങ് ഭാവി എന്താണെന്നു ഡെന്നിയുടെ അഭിപ്രായം . കാരണം നമ്മൾ ഓരോ വട്ടവും മത്സരിക്കുന്നു ഓരോ വട്ടവും പരാജയമേൽക്കുന്നു . എന്നാലും നമ്മൾ ലോക കപ്പിൽ എത്തുന്നില്ല . ആഫ്രിക്കയിലെ സെനഗൽ പോലുള്ള ദരിദ്ര രാജ്യം അവര് പോലും അവരുടെ രാഷ്ട്രത്തെ പ്രതിനിധീകരിച്ചു ലോകകപ്പിൽ മത്സരിക്കുന്നു. ഇത്ര നമ്മുടെ രാജ്യമാണ് എന്തുകൊണ്ടാണ് ലോക കപ്പിൽ പങ്കെടുക്കാതെ പോയതിന്റെ കാരണം എന്താണെന്നു ഡെന്നിയെ എപ്പോഴെങ്കിലും അലട്ടിയിട്ടുണ്ടോ തീർച്ചയായും തീർച്ചയായും കാര്യം ക്രിക്കറ്റ് പോലുള്ള കായിക വിനോദത്തിനു ഇത്രയേറെ മുൻപന്തിയിൽ നിൽക്കുന്ന ഇന്ത്യപോലൊരു രാജ്യത്തിന് നൂറ്റി ഇരുപത്തി ഒൻപത് കോടി ജനങ്ങൾ താമസിക്കുന്ന ഇന്ത്യ പോലൊരു രാജ്യത്തിന് ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തഞ്ചു പേരടങ്ങുന്ന ഒരു സ്‌ക്വഡിനെ നല്ല ഫുട്ബോൾ താരങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത് അത് ഒരു കാരണമേ അല്ല. യാതൊന്നിനും ഒരു ന്യായീകരണമേ ഞാൻ കാണുന്നില്ല കാരണം ഇതിലും താങ്കൾ പറഞ്ഞതുപോലെ ഒരു വേണ്ടവണ്ണമുള്ള ഒരു എന്തപറയ ഒരു സാമ്പത്തികമായിട്ടുള്ള അടിത്തറ ഇല്ലാത്ത ആഫ്രിക്കയിലെ രാജ്യങ്ങൾ പോലും ഫുട്ബാളിൽ ഇന്ന് മുന്നിട്ട് നിൽക്കുന്ന സമയത്തു ഇന്ത്യ പോലെയുള്ള ഇത്രയും വലിയ സാമ്പത്തിക ശക്തിയായിട്ടുള്ള ഇന്ത്യ പോലൊരു രാജ്യത്തിന് കഴിയുന്നില്ല എന്ന് പറയുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മക്ക് അതിനോട് ഒരു താല്പര്യം വേണം. പാഷൻ ആണ് വേണ്ടത് അതില്ലാതെ എത്രത്തോളം സാമ്പത്തികമായി നമ്മൾ എത്ര കാഷ് മുന്നോട്ട് ഇറക്കിയാലും അല്ലെങ്കിൽ ഒരുപാട് സാങ്കേതിക വിദ്യകൾ മുന്നോട്ട് ഇറക്കിയാലും പാഷൻ എന്ന് പറയുന്നത് ഇതിൽ ഇല്ലാത്ത കൊണ്ടുതന്നെയാണ് നമ്മൾ ഇപ്പോഴും നമ്മുടെ നാടിൻറെ വലിയ ഒരു ദോഷകരമായ അവസ്ഥയാണ് ഫുട്ബാളിൽ ഒരു നമ്മുടെ രാജ്യത്തിന് പങ്കെടുക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത്. കാരണം എന്തൊക്കെ പറഞ്ഞാലും ക്രിക്കറ്റ് പോലെത്തന്നെ കാരണം ആഗോളസംഘടനകൾ പോലും മുഴുവൻ അന്താരാഷ്ട്ര താരങ്ങളെ ആരാധിക്കുമ്പോൾ അതിനെയാണെങ്കിൽ അവർ നല്ലവണ്ണം അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ നമ്മളെ കായിക മേഖലയിൽ ലോകത്തില് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഫുട്ബാൾ എന്ന ആ ഒരു വിനോദത്തിൽ ആ ഒരു ആഘോഷത്തിൽ ആ ഒരു സ്നേഹത്തിന്റെയും സ്നേഹത്തിന്റെയും ധർമ്മത്തിന്റെയും ആ ഒരു പാതയിലൂടെ നമുക്കും പോകാൻ സാധിക്കട്ടെ ഞാനും ആശംസിക്കുകയാണ്. എല്ലാത്തരം ആഗ്രഹങ്ങളും സാധ്യമാകട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു